ഒന്നു ഇല്ല എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല ഓ അങ്ങനെ തന്നെ ആണ് sanitizer use ചെയ്യൂ എന്നാൽ അല്ലെ കയ്യിലെ കീടാണുക്കൾ പോവുക ശരിയാണ് ഞമ്മളെ അന്തരീക്ഷത്തിന്റെ അവസ്ഥ എന്താ അല്ലെ എന്നാലും ഏർ ഈ സമയവും കടന്ന്പോട്ടെ

അതെ അതെ എനിക്കും ആ വാക്കുകൾ ഓർമ വന്നു covid nineteen ഭയങ്കര dangerous കളിയാണ് കളിക്കുന്നത് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾക്കകം വയസ് ആയവർ വരെ മരണപ്പെടുന്നു നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരിക്ക സുഖമായിട്ട്

ഈ covid ninteen ൻ്റെ news കളും എത്ര മരങ്ങളാണ് ഒരു ദിവസം നടക്കുന്നത്

അതെ ജന സംഘ്യയും ഇന്ത്യ പോട്ടെ എല്ലാ രാജ്യങ്ങളിലു ഇത് തന്നെ അല്ലെ അവസ്ഥ ഈ corona first എവിടേയ വന്നേ

പിന്നെ കേരളത്തിലേക്കു അങ്ങനെ വന്നു ഇപ്പോ നാട്ടികൂടിയും എല്ലാടത്തും കൂടിയും corona corona എമ്മാരി വ്യാപന വ്യാപിച്ചു വ്യാപിച്ചു രോഗം full അങ്ങനെ വ്യാപിച്ച് ലോകം മൊത്തം covid nineteen കീഴടക്കി അതെ എനിക്കാണെങ്കി ഈ football മത്സരങ്ങളും miss ചെയുന്നു അല്ലെങ്കി അതെങ്ങി കണ്ടിരിക്കാലോ ഇപ്പൊ covid കാരണം football മത്സരങ്ങൾ ഒന്നില്ല

ശരിയാണ് covid വന്നത്കൊണ്ട് എന്തൊക്കെ നമ്മളെ എത്ര നഷ്ടങ്ങൾ

ഒരു ചെറിയ രോഗം ഇത്രെയും കോടി കണക്കിന് മനുഷ്യന്മാരെ പിടിച്ചു നിർത്തി പേടിപ്പിച്ചു വീട്ടിൽ ഒതുക്കി നിർത്തുന്നെ ല്ലേ ശരിയാണ് ഒരു രോഗം ഒരു മനുഷ്യൻ ഒന്ന്വല്ല ഒരു ചെറിയൊരു രോഗാണ് എല്ലാരേയും വീട്ടില് ഒതുക്കി നിർത്തണ് ഈ covid nineteen covid nineteen ന്ന് രോഗത്തിന്റെ പേരും virus ആണ് corona അതെ virus ആണ് corona ഇപ്പൊ news എടുത്താലും പത്രമെടുത്താലും heading ഇത്ര ആൾകാർ വന്നു ഇത്ര ആൾകാർ ഇത്ര ആൾക്കാർ മെരിച്ചു ഇങ്ങനെ news എന്നെ

ഇത്രാൾ മുക്തമായി അതെ കേക്കുമ്പോ ഒരു സന്തോഷാണ്

നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട് എന്തായാലും കുറഞ്ഞു വരട്ടെ കുറഞ്ഞു വരാൻ എന്നെയാണ് പ്രാർത്ഥന എങ്ങനെയാ ഇത് ചെയ്യുന്നേ

നീ vaccine എടുത്തിട്ടില്ല അല്ലെ ഞാൻ vaccine എടുത്തിട്ടില്ല ആ അതാണ് ഒന്നാമത് നിനക്ക് അറിയാത്തെ vaccine എട്ത്ത് കയിന എടുക്കാൻ പോകുമ്പൊത്തന്നെ അവിടെ ഇണ്ടാവും testing ഞാൻ വെറുതെ ഏർ അന്നൊരു ദിവസ നോകീനു എനിക്ക് ജലദോഷം ഇതൊന്നും വന്നു ജലദോഷം വന്നിക്കുണു വേറെ കൊഴപ്പോ ഒന്നില്ല

ലക്ഷണങ്ങൾ ജലദോഷം ഇണ്ട് പണി ഇണ്ട് കഫക്കെട്ട് തലവേദന അതെ മണം കിട്ടാതാവുന്നത് രുചി കിട്ടാതാവുന്നത് ഒക്കെ ഈ corona ൻ്റെ ലക്ഷണങ്ങള ലക്ഷണങ്ങൾ തന്നെയാണ് അങ്ങനെ പറീണ കേക്കിനിണ്ട് ഞമ്മക് ഇപ്പൊ ഇതൊന്നു അറീല്ലല്ലോ ഞമ്മള് ഇപ്പൊ വെല്യ doctor ഓ ഒന്നല്ല എന്നാലും ആൾക്കാർ പറീന്നെ അനുസരിച്ചിട്ട് ലക്ഷണങ്ങൾ corona ഭയങ്കര danger കാലിയ കളിക്കുന്നെ dangerous covid nineteen എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഈ ലോകം തന്നെ വിറപ്പിച്ചു അല്ലെ വിറപ്പിച്ചു കഴിനു എന്താ വിറപ്പിച്ചു വിറപ്പിച്ചു കഴിനു വിറപ്പിച്ചു കഴിനു ഒരു ചെറിയ രോഗം വന്നത്തപ്പിന് അന്തരീക്ഷം ശൂന്യമായി ആൾക്കാറില്ല കടകളില്ല എത്തയെത്ര കച്ചോടകാരക്ക നഷ്ടങ്ങൾ സംഭവിച്ചേ എന്തായാലും ഈ സമയം കടന്ന് പോട്ടെ എന്താ പ്രാർത്ഥിക്കന്നെ അതെ പ്രാർത്ഥിക്ക അന്തരീക്ഷോഎന്തായാലും എനി മുക്തമായി വരുന്നുണ്ട് മുക്തമായി വരട്ടെ എന്നിട്ട് നമ്മക്കൊന്നു കാണണം എല്ലാരേയും friends ന് എല്ലാരേയും വിളിച്ചു വരുത്തീട്ട് ഒന്ന് കൂടണം വിളിച്ചുവരുത്തി കളിക്കണം turf ൽ പോയി കളിക്കണം

അതെ turf ൽ പോയി കളിക്കണം ഇപ്പൊ police ൻ്റെ ഒക്കെ ആട്ടി വിടലാണ് turf പോയി കളിച്ച turf തന്നെ ചിലത് മാത്രേ ഉള്ളു open ആവുന്നേ covid കാരണെ നിന്റെ നാട്ടിൽ ആർക്കേലും covid വന്നോ ഓ ൻ്റെ കൊറേ friends ന് covid വന്നിട്ടുണ്ട് നിന്റെ നാട്ടിൽ വന്നിക്കിണോ നാട്ടിൽ ഇഷ്ട്ടം പോലെ ൻ്റെ നാട്ടില് മൊല്ലാക്കാകും വാപ്പാക്കാക്കും ഒക്കെ covid വന്നിക്കണ്

അതേടാ വാപ്പാക്ക് corona വന്നപ്പോ മുക്തമായിന്ന പറീണെ കേട്ടെ എന്തായാലും ഒരാൾക്ക് covid വന്ന അയാളെ അടിപിക്ക പോള് ഇലല്ലേ ഇല്ല ഇല്ല അവല് എന്താ വിട്ട് നിർത്തല്ലേ ഒരു രോഗം വന്ന ഒഴിവാക്കാണ് വിട്ട് നിക്ക ജനങ്ങളെ ഇടയ്‍ന്ന് അല്ലെ ആ വാപ്പാക്കാക്കനെ ക്കെ എനിക്ക് നല്ല പരിചയം ഇണ്ട് ഞാനുമൊരു ഇപ്പൊ എനിക്ക് covid വന്ന് എന്ന് പറഞ്ഞാലുംഇപ്പൊ ൻ്റെ friends ഒക്കെ എന്നെ കയ്യ് തരൂ വിട്ടു നിർത്തു ഒഴിവാക്ക അങ്ങനെയൊക്കല്ലേ ല്ലേ avoid ചെയ ചിലോർ covid വന്നിട്ട് വീട്ടില് ഒതുങ്ങി ഇരിക്കാണ് ഏർ nursing നും doctor മാരെ ഒന്ന് കാണികൊന്നില്ല

അവര് കണ്ടിട്ട് വീട്ടില് ഒതുങ്ങി ഇരികുന്നുണ്ട് എന്താണേലും മാറട്ടെ ഇതൊക്കെ

പ്രവാസികൾ വിവരം തന്നെ ഇല്ല ചിലോരൊതൊക്കെ ഉം പ്രവാസികൾക്കെ ഞമ്മള് എന്തെയു എന്ന് വെച്ച എന്ന ആട്ടി വിട ഇപ്പൊ പ്രവാസികൾ വന്ന വീട്ടില് ഒതുങ്ങി നിക്ക എന്തോ ഒരു പുതിയ സംഭവം ഇണ്ട് പ്രവാസികൾ വന്ന് കഴിഞ്ഞ എന്താ quarantine ഓ ആ quarantine അല്ലാഹ് ദൈവമേ quarantine നത്രെ എന്തൊക്കെയാ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു ഈ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഉം quarantine എന്തോ govt ഏതൊക്കെയോ പറഞ്ഞീനില്ലേ ഇവിടെ നല്ല പിണറായി വിജയൻ അടിപൊളി ആണ് രാവിലെ ചപ്പാത്തി ഉച്ചക്ക് അങ്ങനെ എന്തൊക്കയോ

മറ്റേ എന്തിപ്പൂ അയാളെ പേര് പേര് അങ്ങട് കിട്ടണില്ല ആ പേര് എനിക്കറിയ സുകുമാരൻ

എത്ര പേര മരണപ്പെട്ട മരണ വാർത്ത ഒക്കെ കേക്കുമ്പോ സങ്കടം വരുവാണ് നമ്മടെ അന്തരീക്ഷങ്ങള് ഒന്നൂ ശരിയല്ല എല്ലാം മാറട്ടെ

നീ പറഞ്ഞത് പോലെ ഈ സമയവും കടന്ന് പോകും കടന്നുപോകും നല്ലൊരു സമയം വന്ന് നമ്മക്ക് എല്ലാര്ക്കും ഒന്ന് കൂടണം കൂടണം ഞമ്മള് എന്തായാലും meet ചെയ്യണം school friends ഒക്കെ പാട് നല്ലൊരു food വെക്ക എന്നിട്ട് ഒരു party arrange ചെയ ഒരു party arrange ചെയാം എന്തായാലും ആർക്കും വരാതിരിക്കട്ടെ ഞമ്മൾ അറിയപെടുന്നേ അതെ അത് തന്നെയാ പ്രാർത്ഥന corona മാറി നല്ലൊരു അന്തരീക്ഷം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു

എന്ന okay കേട്ടോ എനിക്കൊരു call വരുന്നുണ്ട് എല്ലാവർക്കും നമസ്ക്കാരം ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഇന്ത്യയിലെ collegium ത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ചാണ് താഴെ തട്ടിലുള്ള കോടതികൾ പറയുന്ന

ജീവിതത്തിൽ ഇടപെടാനുള്ള വിശാലമായ അധികാരങ്ങൾ ഉണ്ട് കാരണം നിയമ നിർമ്മാണത്തിനും പ്രാപല്യത്തിൽ കൊണ്ട് വരുന്ന ഒരു നിയമം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയാൽ അതിനെ അസാധുവാക്കാനും സർക്കാരിന്റെ ഉത്തരവുകളെ റദ്ദ് ചെയ്യുവാനും സർക്കാരിനോട് ഉത്തരവിടാനും ഉള്ള അധികാരം high കോടതികൾക്ക് ഉണ്ട് പരമ്മോന്നത നീതി പീഠമായ supreme കോടതിക്ക് ആകട്ടെ ഈ രാജ്യത്തിനെ ഗതി തന്നെ നിർ നിർണ്ണയിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരവും ഉണ്ട് അധികാര പരിധിയെ വലിപ്പ ചെറുപ്പങ്ങൾക്കപ്പുറം നിയമത്തിന്റെ വെളിച്ചത്തിൽ ജനങ്ങൾക്ക് നീതി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ നികുതിപ്പണം മുടക്കി തന്നെ നിയമിക്കുന്നവരാണ് judge മാർ ഒരു അധികാര കേന്ദ്രവും സേച്ഛാധിപത്യത്തിന്റെ പേരിൽ അടിച്ചമർത്തുന്നില്ല എന്നും വിവേചനത്തിന് ഇരയാക്കുന്നില്ല എന്നും ഉറപ്പു വരുത്തേണ്ടുന്നവരാണ് കോടതികൾ അതുകൊണ്ടാണ് സാധാരണക്കാരന്റെ അവസാന ആശ്രയം എന്ന സ്ഥാനം നൽകി ജനങ്ങൾ കോടതികളെ ബഹുമാനിക്കുന്നത് പക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ എടുക്കാനും ജീവിത കാലം മുഴുവനും സ്വാതന്ത്ര്യം നിഷേധിക്കാനും തെരഞ്ഞെടുപ്പുകളിലെ ജന വിധിയുടെ സാധ്യത പരിശോധിക്കാനും വർഗീയ കലാപം ഭീകരവാദ case കളിലും വിധി പറയാനും ഭരണകൂട രാജ്യത്തെ തന്നെ തടവിലാക്കുന്ന ഘട്ടത്തിൽ നങ്ങൾക് ജനങ്ങൾക്ക് വേണ്ടി ശബ്‌ദിക്കാനും ശബ്‌ദിക്കാതിരിക്കാനും ഉദാഹരണം അടിയന്തരാവസ്ഥ ഭരണഘടനാ licence കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ അലങ്കരിക്കുന്നതോട് വരുന്നത് വഴി കൂടുതൽ ഗൗരവമായി ജനങ്ങൾ അന്വേഷിക്കേണ്ട സമയമാണിത് judge നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്രസർക്കാരു supreme കോടതിയും തമ്മിലുള്ള കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി

മൂലം judge സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ നൽകിയ സമ്മതം പരിഗണിക്കപ്പെട്ട അഭിഭാഷകർ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെന്നും കോടതി പറഞ്ഞു മാത്രമല്ല പട്ടികയിലെ ചില പേരുകൾ മാത്രം തിരഞ്ഞെടുപ്പി തിരഞ്ഞെടുക്ക തിരഞ്ഞു പിടിച്ചു താമസിപ്പിക്കുന്നതിലൂടെ seniority സംവിധാനത്തിനെ അട്ടിമറിക്കപ്പെട്ടു എന്ന് കോടതി വ്യക്തമാക്കി എന്നാൽ collegium സംവിധാനത്തിൽ അഭിജയാപ്തകൾ ഉണ്ടെന്നും supreme കോടതി അയക്കുന്ന പേരുകൾ മുഴുവൻ

നിലവിലെ നിയമത്തെ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നും supreme കോടതി തിരിച്ചടിച്ചു അല്ലെങ്കിൽ കേന്ദ്രം ഇതിനെ മറികടക്കാൻ നിയമം കൊണ്ട് വരട്ടെ എന്നും ആ നിയമം തങ്ങളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയ മായിരിക്കും എന്നും

judicial നിയമനങ്ങൾ കേന്ദ്രം വൈകിപ്പിച്ചത് എന്ന് ആരോപിച്ച് ബാംഗ് ബാംഗ്ലൂർ advocate association നൽകിയ case ലെ വാദത്തിനിടെ ആയിരുന്നു ഇത് രണ്ടായിരത്തി പതിനാലിൽ കൊണ്ട് വന്ന national judicial appoinment commission നെ supreme കോടതി അസാധുവായി പ്രഖ്യാപിച്ചിരുന്നു judiciary നെ നവീകരിക്കാനുള്ള ഒരു അ ശ്രമവും അയക്കാണ്ട് അ ഏതാണ്ടു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിശാലർത്ഥത്തിൽ ഒരു നിയമമായിരുന്നു ഇത് സമാന bill കൾ കൊണ്ട് വരാൻ മുമ്പ് അധികാരത്തിൽ ഇരുന്ന കൂട്ടു കക്ഷി സർക്കാരുകൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തതിന്റെ അഭാവത്തിൽ അവയൊന്നും നിയമമായില്ല രണ്ടായിരത്തി പതിനാലിലെ നിയമപ്രകാരം supreme കോടതി chief justice supreme കോടതിയിലെ രണ്ട് മുതിർന്ന judge മാർ കേന്ദ്ര നിയമ മന്ത്രി chief justice നാമനിർദ്ദേശം ചെയ്യുന്ന രണ്ട് പ്രഗൽഭ വ്യക്തികൾ എന്നിവർ അടങ്ങുന്ന commission ആയിരുന്നു judge നിയമനം നടത്തേണ്ടിരുന്നത് ഈ രണ്ട് പ്രഗൽഭ വ്യക്തികൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് chief justice ഉം പ്രധാന മന്ത്രിയും ലോകസഭയിൽ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സമിതി ആയിരിക്കും എന്നായിരുന്നു വിഭാവനം ചെയ്‌തത് രണ്ടാമത്തെ ആൾ ദളിത് ആദിവാസി ന്യൂന പക്ഷ സ്ത്രീ സാന്നിധ്യം അനുസരിച്ചുള്ള nomination ആയിരിക്കും എന്നും നിലവിലെ തർക്കം മുറുകിയപ്പോൾ സർക്കാർ ആ നിയമം വീണ്ടും അവതരിപ്പിക്കും എന്ന അഭ്യൂഹ് അഭ്യൂഹം ഉയർന്നു പിന്നീട് collegium ത്തിൽ

ഇപ്പോൾ സങ്കടിപ്പിക്കണം എന്നാവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത് എന്നാണ് തർക്കത്തിന്റെ കാതൽ എന്തായാലും നിലവിൽ രീതി മാറി നിലവിലെ രീതി മാറി ന്യായവിധി ന്യായാധിപ ഏർ ധിപത്തിൽ ജനങ്ങൾക്കു ബോധ്യപ്പെടുന്ന രീതിയിൽ സുധാര്യതയും കാര്യക്ഷമതയും ഉള്ള വ്യവസ്ഥ വരണം എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ അതിനുള്ള ഉദ്ദേശ ശുദ്ധിക്ക് കേന്ദ്ര സർക്കാരിനു ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാനാവാത്ത സ്ഥിതി രണ്ടായിരത്തി പതിനാലിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തുമ്പോൾ

ചെകുത്താനും കടലിനും ഇടയിൽപെട്ട അവസ്ഥയാകും ജനങ്ങളുടേത് എന്താണ് collegium നിലവിൽ supreme കോടതിയിലെയും high കോടതികളിലെയും ന്യായാധിപനവും ന്യായായിതിപഥ ന്യായത്തി ഏർ നീ ന്യായാധിപ നിയമനവും അവരുടെ സ്ഥലം മാറ്റം ഏർ സ്ഥലം മാറ്റവും നിശ്ചയിക്കുന്ന supreme കോടതി collegium ആണ് chief justice ഉം മുതിർന്ന judge മാരും ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണിത് high കോടതിയിലും സമാന സംവിധാനം ഉണ്ടെങ്കിലും supreme കോടതിയോട് പ്രസ്തുത high കോടതിയിലേക്കുള്ള നിയമനത്തെ പറ്റി നിർദ്ദേശം സമർപ്പിക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളു എന്നാൽ supreme കോടതി അയക്കുന്ന list അതെ പടി അംഗീകരിച്ചോ എന്ന് സ്ഥിതി വിശേഷമാണ് ഇത് വരെ ഉണ്ടായിരുന്നത് ചില ഘട്ടങ്ങളിൽ ചില പേരുകൾ നിയമ മന്ത്രാലയം തിരിച്ചയച്ചിട്ടുണ്ടെങ്കിലും രണ്ടാമത് supreme കോടതി ഇതേ പേരുകൾ അയച്ചാൽ അത് സർക്കാർ അംഗീകരിക്കുന്ന ഒരു കീഴ്വഴക്കോം ഉണ്ടായിരുന്നു എന്നാൽ എന്താണ് ഈ collegium എന്ന് ഭരണഘടനയിലോ ഏതെങ്കിലും നിയമ പുസ്തകത്തിലോ പരതിയാൽ നിരാശ ആയിരിക്കും ഫലം മൂന്ന് നീതി ന്യായങ്ങളോട് supreme കോടതി തന്നെ വികസിപ്പിച്ചെടുത്ത സംവിധാനം ആണ് ഇത് chief justice ഉം മുതിർന്ന മറ്റ് judge മാറും ചേർന്നാണ് collegium ഏർ collegium ഇതിനെ സംവിധാനം എന്ന് തന്നെ വിളിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല ഇത് ഒട്ടും സുധാര്യതയില്ലാത്ത ഒരു ഇരുമ്പു പുറാണെന്ന് ആണെന്ന് വിമർശനം പലപ്പോഴും ഉയർന്നിട്ടുള്ളത്

അനുച്ഛേദം നൂറ്റി ഇരുപത്തിനാല് അടിസ്ഥാനത്തിൽ presidentsupreme കോടതിയിലെയും high കോടതിയിലെയും തനിക്ക് ബോധ്യമുള്ള judge മാരുമായി കൂടിയാലോചന നടത്തിയ ശേഷം ആണ് supreme കോടതിയിലെ judge ഇമാരെ നിയമിക്കേണ്ടത് എന്നാ chief justice നിയമനം ഒഴികെയുള്ള നിയമനങ്ങളിൽ president chief justice ഉമായി നിർബന്ധമായും കൂടിക്കാ കൂടിയാലോചന നടത്തണം എന്നാൽ അനുച്ഛേദം ഇരുന്നൂറ്റി പതിനേഴ് അനുസരിച്ചു supreme കോടതി chief justice സംസ്ഥാന governor chief justice നിയമനം ഒഴികെയുള്ള നിയനങ്ങളിൽ ബന്ധപ്പെട്ട high കോടതിയുടെ chief justice എന്നിവരുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് president high കോടതിയുടെ judge മാരെ നിയമിക്കേണ്ടത് president എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ ഉപദേശം അനുസരിച്ചായിരിക്കും അദ്ദേഹം പ്രവർത്തിക്കുക എന്നത് വ്യക്തമാണ് ആര് ഭരിച്ചാലും ഒരു പാർലമെൻറ് സംവിധാനത്തിൽ അങ്ങനെയാണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ executive ന് അഥവാ കേന്ദ്ര സർക്കാറിന്റെ പ്രാധാന്യമുള്ള ഈ സംവിധാനം അനുസരിച്ചായിരുന്നു. നിയമനങ്ങൾ നടന്നിരുന്നേ ആ കാലഘട്ടത്തിൽ സുദിന പ്രശനമാർദ്ദവും കാര്യക്ഷമത ഇല്ലായിമ്മയും എത്രമേൽ judiciary ക്ക് മേൽമേൽ ആരോപിക്കപ്പെട്ടിരുന്നില്ല എല്ലാ അപവാദങ്ങളും ഒഴിച്ചു നിർത്തിയാൽ ഈ കാലഘട്ടത്തിൽ supreme കോടതിയുടെ പേര് കളങ്കപ്പെടുത്തിയ പ്രധാന സംഭവം രാഷ്ട്രം മാതൃ സഹജമായ സ്നേഹത്തോടെ ജനങ്ങളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞോണ്ട് അടിയന്തരാവസ്ഥയോട് പുലർത്തിയ നിശബ്ദതയാണ്. എന്നാൽ judges case എന്ന് ഇന്നും അറിയപ്പെടുന്ന വിവിധ വിധികളിൽ supreme കോടതി തന്നെ നടത്തിയ വിധി ന്യയങ്ങളിലൂടെ ആണ് അന്ന് judiciary എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഒന്നാം judges case ൽ ഏഴ് അംഗ ഭരണഘടനാ bench ൽ നാലേ is to മൂന്ന് ഭൂരിപക്ഷത്തിൽ പറഞ്ഞത്. അനുച്ഛേദങ്ങൾ നൂറ്റി ഇരുപത്തി നാലും ഇരുന്നൂറ്റി പൈന്ന് പത്നാ പതിനേഴിലും പറയുന്നു കൂടിയാലോചന എന്ന് വാക്കിന് സമ്മതമെന്ന് അർത്ഥമില്ല എന്നാണ് judge മാർ നിയമത്തിൽ president ഉം chief justice ഉം തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ president ന്റെ അഭിപ്രായത്തിനായിരിക്കും പ്രാധാന്യം എന്ന് ഈ വിധി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തിതൊണ്ണൂറ്റിന്ന് മൂന്നിലെ രണ്ടാം judges case ൽ ഒൻപത് അംഗ ഭരണമനുസരിച് ഏഴേ is to രണ്ട് ഏർ ഭൂരിപക്ഷത്തിൽ ഒന്നാം judges case ലെ വിധി നയത്തെ അസാധുവാക്കി.

രണ്ടാം judges case ലെ നിലപാട് ആവർത്തിച്ചു രണ്ടാമത്തെയും മൂന്നാമത്തെയും judges case കളിൽ വിധിന്യായങ്ങൾ വന്നതോടെ കുടിയാലേ എന്ന് പറഞ്ഞാൽ സമ്മതമാണ് എന്നും president ഉം chief justice ഉം തമ്മിൽ നിയമന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ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

ഇപ്പൊ ഓര്‍മ്മിച്ചാ ഭയങ്കര സങ്കടം തോന്നുന്നു. കാരണം നമുക്ക് ഒരിക്കലും ഇനി അവിടേക്ക് ഒരിക്കലും നമ്മക്ക് നമ്മളെ വയസ്സ് താഴ്ത്താൻ പറ്റൂല. നമ്മക്ക് ഒരിക്കലും നമ്മളെ ബാല്യകാലത്തിലേക്ക് കടക്കാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തോടെയാണ് ഞാനിത് പറയുന്നത്. കാരണം, അന്നൊക്കെ ഞാന് അന്നൊരു LP school ഇലാണ് പഠിച്ചത്. ഒരു ചെറിയ GovernmentLP സ്കൂളിലാ. എന്‍റെയൊക്കെ ജീവിതം പിന്നെയൊരിക്കലും മറക്കാൻ പറ്റൂല. അവിടത്തെ ഓരോ നിമിഷങ്ങളും. പിന്നെ എന്‍റെ ബാല്യകാലം അവിടെ തുടങ്ങിയത് ഒന്നാം class ആണ്. ഒരു LP school ഇലാണ്. എന്‍റെ ഒരു മാമ ഉണ്ടാരുന്നു ഒരു cousin മൂപ്പര് അവിടുത്തെ മാഷാര്ന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞ്ഞി അവിടേക്ക് ചേർത്തത്. പക്ഷേ ഞാൻ ഭയങ്കര ആദ്യം ഭയങ്കര സന്തോഷത്തോടെ പോവുമായിരുന്നെങ്കിലും

ന്‍റെ ഇപ്പൊ ഒരു ആദ്യത്തെ ന്‍റെ ആദ്യത്തെ teacher പേര് എന്തായിനു ശ്രീകുമാരി teacher ഓ, ശ്രീലത teacher ഓ അങ്ങിനെയൊക്കെ എന്തോയിനു. ഒരു കണ്ണട ഒക്കെ വച്ചിട്ട് ഒരു അത്യാവശ്യം കുറച്ചു വയസ്സായ teacher ആയിനു.

അപ്പൊ എന്റെ ഒന്നാം ക്ലാസ് പിന്നെ ഒന്നാം ക്ലാസ്സിലും രണ്ടിലും മൂന്നിലും നാലിലും ഞാൻ എന്ത് ചെയ്യും എന്ന് വച്ചാല് അന്ന് പഠിച്ചപ്പോള് ഈ നാലാം class ഇൽ മാത്രേ ഉള്ളൂ ഈ tour പോകാന്‍ പറ്റുക. ഈ tour പോകുക എവിടുത്തേക്കാണെന്ന് അറിയാവുമോ ഈ park ഉണ്ടാവൂലെ, ഈ swimming pool ഉം അതായത് വീഗാലാൻഡ്, പിന്നെ വണ്ടർലാ അങ്ങനത്തെ അവിടുത്തേക്കാണ് പോയിന്.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 അതായത് Head master ഒന്നും അല്ല. മൂപ്പർ ആകെ കുറച്ചു teacher മാരും, മാഷ്മാരും അല്ലെ ഉള്ളെന്നു. അപ്പൊ എനിക്ക് നാലു കൊല്ലം അവിടുന്ന് tour പോവാൻ പറ്റി. ബാക്കിയുള്ളോർക്കെല്ലാം നാലാം ക്ലാസ് മാത്രേ പോകാൻ പറ്റിയുള്ളൂ എനിക്ക് നാലു കൊല്ലം പോകാൻ പറ്റി. അതൊന്നും ഒരിക്കലും മറക്കൂല. അന്ന് വല്യൊരു എന്താ പറയാ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

ഞങ്ങൾ കളിച്ചു നടന്നിരുന്നുന്ന് പറഞ്ഞാൽ ഈ ഏറു പന്ത് കളിച്ചിരുന്നു. അതായത് ഒരു പന്ത് എടുത്തിട്ട് മറ്റേ ആളെ എറിയുക. ഏറു പന്ത് കളിച്ചിരുന്നു പിന്നെ അതുപോലെ cricket അല്ല footcricket കളിച്ചിരുന്നു. cricket എന്ന് പറഞ്ഞാൽ ice cream ball എടുക്കും. ഒരു തണ്ടും എടുക്കും പിന്നെ ഉള്ളത് football ആയിരുന്നു. football ന്ന് പറഞ്ഞാൽ പന്ത് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം പന്ത് എടുത്തിട്ടു ഇങ്ങനെ തട്ടിക്കളിക്കും. പിന്നെ ഏറു പന്ത് കളി പിന്നെ അതുപോലെ അങ്ങനെ sat കളി, തൊട്ടുകളി അങ്ങനെ കൊറേ പിന്നെ ഈ cricket ന്‍റെ photo ഒക്കെയുണ്ടാവും എന്നാ പറയണ്ടേ കൊറേ game കളിച്ചു ഞങ്ങള്. ഈ cricket ന്റെ ഗുസ്തിക്കാരേം ഒക്ക photo വച്ചിട്ടുള്ള ഒരു കളിയുണ്ടായിരുന്നു. അത് ഒക്കെ ഞങ്ങൾ കളിച്ചിരുന്നു കൊറേ കാലം അപ്പൊ ആ interval ഇനൊക്കെ ഞാന്‍ ഇങ്ങനെ ഓർത്തിരുന്നു ആ സമയത്തൊക്കെ കുഴ~കുഴങ്ങീട്ട് ഇവന്‍റെ കേറി നിന്നു ബെല്ലടിച്ചായിട്ടു അത്രയും ബെല്ലടിച്ചാനൊക്കെ time ഉണ്ടാവും. അങ്ങനെ കളിച്ചു നടന്നീനു ഓരോ കളികള്. വെവ്വേറെ വേറെ ഒരീസം ഇന്ന് ഒരീസം ഒരു പന്ത് കളിച്ചാൽ നാളെ മറ്റേ കളി മാറും. ഒരു കളി തന്നെ കളിക്കൂല. അങ്ങനെ മാറി മാറി കളിച്ചും. പിന്നെ കൊറേ ആള്ക്കാര് പ്രശ്നമുണ്ടാക്കും. പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അടിയും ഇടിയും അടിപിടി അല്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇങ്ങനെ തെറ്റൂലോ. ഞാൻ ഒക്കെ അങ്ങനെ തെറ്റീനു. ഒരു ചെറുക്കന്റെ തെറ്റിയത് ഓര്‍മ്മണ്ട്. ഒരു ചെറുക്കന് അടി ഒക്കെ ഉണ്ടായത് ഓർമയുണ്ട് ചെറിയൊരുഅടി എന്തോ ചെറിയ തെറ്റിനൊക്കെ ആണ്. പിന്നെ അതു പോലെതന്നെ ഏതോ ഒരു ദിവസം ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ഏതോ ഒരു ദിവസം പാല് കിട്ടും പാല് കിട്ടും അതൊക്കെ ഓർമയുണ്ട് പാല് കിട്ടുമ്പോ പാല് കിട്ടണമെങ്കിൽ നമ്മള് പെരേന്നു glass ഓ കൊണ്ടോണം. ഒരീസം glass ഒക്കെ മറന്നീനു. പിന്നെ അതുപോലെ മുട്ട കിട്ടും. മുട്ട കോഴി മുട്ട പുഴുങ്ങിയത്.

കാരണം ഭയങ്കര ചൂടും. പിന്നെ വേറെ ഒരു ഉപ്പേരിയൊന്നും ഇല്ല. അന്ന് കൊറേകാലം മുമ്പത്തെ അല്ലെ? ഒരു പത്തു പയിമൂന്നു കൊല്ലത്തിനു ശേഷം ഒരു പത്തു കൊല്ലം പന്ത്രണ്ടു കൊല്ലം മുമ്പത്തെ sorry പത്തു കൊല്ലം പന്ത്രണ്ടു കൊല്ലം അല്ല.

അപ്പോ ആ ചോറൊന്നും, ഇപ്പം തോന്നുകാ ആ ചോറ് തിന്നാ മതീന്ന് തോന്നുക. പിന്നെ എടക്ക് മറ്റേത്‌ കിട്ടും. അഹ് എന്താ പറയ്ക? ചെറു ഒരു കടല പോലെ കടല കിട്ടീന്നു കടല. അപ്പൊ അത് മാത്രം പോയി വാങ്ങിന്നു. അധികേറും ദിവസം വെറും ചോറും, അതുപോലെ ചെറുപയറു കറിയാക്കാരം. ഉം നല്ല ചൂടായത് കൊണ്ട് ഞാനത് വാങ്ങിയില്ല. ഞാന്‍ പെരേന്ന് കൊണ്ട് ചെന്നു. അപ്പൊ അങ്ങനെ കൊറേ ഉണ്ട്. പിന്നെ, കൊറേ മാഷുമാരുണ്ടാര്ന്നു ഒരെ ഒന്നും മറക്കാന്‍ പറ്റൂല. പിന്നെ, അതുപോലെ രണ്ട്ന്ന്, മൂന്നിന്നു, നാല്ന്ന് പിന്നെ schoolbus കള്‍ bus ക്കെ വരാന്‍ കാത്തു നില്‍ക്കും ഞങ്ങള്. ഞങ്ങള് കൊറച്ച് നടന്നീനു. എല്ലാരും കൂടീട്ട് ഒരു സ്ഥലത്ത് നില്‍ക്കും bus കാത്തു നില്ക്കാന്‍. എന്നിട്ട് അവിടുന്ന് bus വരുവാ കേറും. അപ്പ bus കാത്തിരിക്ക bus കാത്തു നിക്കണ അവിടെ school bus കാത്തു നിക്കണ അപ്പുറത്ത് ഒരു club ഒക്കെയുണ്ടായിരുന്നു. ഞങ്ങളവിടെ carrom board ഒക്കെ കളിച്ചിരുന്നു. ഞങ്ങള് രണ്ടുമൂന്നു നാലഞ്ചാറ് ചെറുക്കന്മാ ആഹ് നാല് മൂന്ന് ചെറുക്കന്മാരുണ്ടാവും. ഞങ്ങളെല്ലാവരും കൂടിയാണ് bus വരുന്നോ ന്നോര്‍ത്ത് വരും. അവിടെപോയി ഇരിക്കും. മുട്ടായി വാങ്ങും, carrom board കളിച്ചും, അങ്ങനെയൊക്കെയാരുന്നു bus കാത്തുനിക്കുന്നു ഏർ ഞങ്ങള് മെല്ലെ school ഇല്‍ പോകും. അങ്ങനെ നാലു കൊല്ലം ഞാനവിടെ പഠിച്ചു. എന്‍റെ LP ജീവിതം ഞാനവിടെ തീര്‍ത്തു. എന്തായാലും അടിപൊളി കാരണം govt school എന്നു പറയുമ്പോ പത്തുകൊല്ലം മുമ്പേ എന്നൊക്കെ വേണമെങ്കി പറയാം. അപ്പൊ അഹ് നമ്മക്ക് ഒന്ന് ഓര്‍ത്താ അറിയാം എങ്ങനെയൊക്കെയാണ് ഒരു government school എന്ന് പറഞ്ഞാല്‍. അതായത്, ചെല ചൊമരുകള്‍ ചൊട്ടി പൊട്ടി പൊടിഞ്ഞിട്ടും, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എന്നാലും നല്ല vibe ആയിനു. നല്ല അടിപൊളി ആയിനു. പിന്നെ, ഞാനൊക്കെ നാലില്‍ പഠിച്ചപ്പോഴാണ് അവിടെ computer വന്നേ. ഒരൊറ്റ computer ഉണ്ടാര്‍ന്നേ. എനിക്കിപ്പോളും ഓര്‍മ്മയുണ്ട് ഒരു compu ഒറ്റ computer ഉം, ഒരു teacher ഉം ഉണ്ടാരുന്നു. ഒറ്റ computer ലിങ്ങനെ പഠിപ്പിച്ചു തരും ആ teacher. അന്ന് ഞങ്ങക്കൊന്നും computer ഉപയോഗിക്കാന്‍ പറ്റിയില്ല. ആ teacher ഇങ്ങനെ പഠിപ്പിക്ക computer ഇല്. അങ്ങനെ പഠിച്ചു നമ്മള് computer ഇല്. പിന്നെ എന്ത് ചെയ്യൂന്ന് വച്ചാ ഇപ്പ ഇപ്പം നല്ല അടിപൊളി school ആണ്. LPschool ഞാന് മറ്റേ instagram മിലൊക്കെ ഇങ്ങനെ videos കാണാറുണ്ട്. മറ്റ് നല്ല അടിപൊളിയാ എടയ്ക്ക് എടയ്ക്ക് അവിടെ ബിരിയാണിയൊക്കെ വെക്കണ കാണാം. പിന്നെ കൊറേ computers വന്നു. കൊറേ bus വന്നു. ഇപ്പം നല്ല അടിപൊളിയാക്കി. ഞങ്ങളൊക്കെ എറങ്ങിയപ്പോഴാണെന്ന് തോന്നുന്നു school ഒക്കെ നല്ല അടിപൊളിയാക്കിയത്.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 പത്ത് പന്ത്രണ്ടു കിലോമീറ്റര്‍ അപ്പുറത്ത് ഒരു farm ഉണ്ട്‌. മറ്റേ ആഹ് farm എന്ന് പറയുമ്പോള്‍ പശുക്കളുടെ farm ആയത് കൊണ്ട് ഞങ്ങള് school bus ല് ഞങ്ങളങ്ങോട്ടു പോയി. നല്ല രസോണ്ടാരുന്നു. കൊറേ ആള്‍ക്കാര് കൊറേ ആ school ഇലത്തെ എല്ലാരും ഉണ്ടാര്ന്നു. കൊറേ കുട്ടികള്. ഞങ്ങള് ഏകദേശം പത്തൊ ഇരുപതോ ഉറുപ്പിക കൊടുക്കുകയും ചെയ്യയും ഉണ്ട്. കൃത്യായിട്ട് എനിക്കോര്‍മ്മയില്ല. മറന്നുക്കുണു. പൈസ കൊടുത്തോന്ന് തോന്ന്‍ണ്ട്. പത്തോ, ഇരുപ്പതോ എന്തോങ്ങനെ കൊടുത്തു എന്നിട്ട് നമ്മള് അങ്ങനെ പോയി. പോയി അങ്ങത്തെ. മറ്റേ farm ക്ക് പോയി. പിന്നെ അവിട്ന്ന് നമ്മള് നേരെ teacher ഇന്‍റെ പെരേക്ക് പോയി.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 ചെറുപ്പത്തിലെ എന്താ ഇപ്പോത് വലുതായ മതിയൊന്നൊക്കെ. ഇപ്പോളാ തോന്നുന്നേ slate ലെഴുതിയാ മതിയെന്ന്. അത് മായ്ച്ചാ എഴുതാ ഒരു slate ഉം, ഒരു pencil ഉം ഉണ്ടാവും. എന്നിട്ടങ്ങനെ മായ്ക്കും. അന്നൊക്കെ കൊറേ leave എടുക്കാനും ഉമ്മ leave ഒക്കെ അത്യാവശ്യം എടുത്തിരുന്നു. ചെറിയ കുട്ടികളല്ലേ കരഞ്ഞാ ഉമ്മ പോണ്ടന്നു പറയും. പിന്നെ കൊറേ കരഞ്ഞേക്ക്ണ് class ഇല്. പെരേക് പോണം, പെരേക് പോണം, ഉമ്മാനെ കാണണംന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെയൊക്കെയ്നു. കൊറേ പഠിച്ചതൊക്കെ ഓര്‍മ്മയുണ്ടായി. നല്ല അടിപൊളി എന്തുവാ നല്ല അടിപൊളി class room ഉകളും പിന്നെ അരിയൊക്കെ കിട്ടീന്നു അവിടുന്ന്. ഇപ്പൊ ഈ അരി കിട്ടണ ദിവസം അരി കിട്ടിയുന്നു. അതേപോലെ തൈകള് കിട്ടീന്നു. തൈയ് വൃക്ഷ തൈ കിട്ടീന്നു. ഈ അരിയൊക്കെ കിട്ടുന്ന ഭയങ്കര . അരികിട്ടുമ്പോ അതിങ്ങനെ കൊണ്ട് വരണ്ടേ. അത്രയും എത്ര കിലോയും താങ്ങിപ്പിടിച്ചു കൊണ്ട് വരണ്ടേ. ആഹ് so നല്ല രസാരുന്നു. ഓര്‍ക്കും. ഇങ്ങനെ ഓര്‍മ്മ വരികയാണ്‌. പിന്നെ വൃക്ഷത്തൈകള്, അതുപോലെ അരി കിട്ടീന്നു. ഈ ഓണത്തിന്‍റെ അരി അങ്ങനെ ഓരോ അരി കിട്ടിന്നു അങ്ങനെ. പിന്നെ നമ്മക്ക് ഇങ്ങനെ ഓരോ മാഷന്മാരെ പേര് കൊറേ, രണ്ടു മൂന്ന് മാഷന്മാരെ പേര് ഇങ്ങനെ മറന്നേക്കുണ്. പക്ഷെ ഒരൊക്കെ മൊഖം നമ്മടെ ഇന്നും മനസിലുണ്ട്. ഇവയൊക്കെയാണ് എന്‍റെ മറ്റേ പത്ത ഒരു LP school ഇലെ, അല്ലെങ്കില്‍ ഒന്നാം class ലെയും, രണ്ടാം class ഇലെയൊക്കെ ഓര്‍മ്മകള്‍ ഏറെയുള്ളത്.

hello എവിടാണ്? എന്താണ്? കുറച്ച് ദിവസമായിട്ട് വിവരം ഒന്നും

ആ കഴിഞ്ഞ ആഴ്ച അല്ലേ കഴിഞ്ഞ ആഴ്ച

ഞാനത് എടയ്ക്ക് പറഞ്ഞിരുന്നു.